നമസ്ക്കാരം ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം? ഓഹ് ഇവിടെ ഇവിടെ വളരെ നല്ല വിശേഷം. ഞാൻ

സുഖായിരിക്കുന്നു അവിടെന്തൊക്കിണ്ട് വിശേഷം. ഇപ്പൊ ഏഹ് ഹാ വിദ്യാലയത്തിൽ നിന്ന് വന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പഴാണ് നിന്നെ ഓർത്തത്.

എൻറെവിടെ ആലപ്പുഴയിലാണ്. ആണോ ആലപ്പുഴയിൽ എന്റെ സ്വദേശം പുന്നപ്പറയാണ്.

അതെ അതെ ഒരു മൂന്നാല് കിലോ മീറ്റർ വരൂലേ. ആ എനിക്ക് തോന്നുന്നു ബൈപാസ്സ് ആ പാലം കേറി എറങ്ങി ഒരു വളവ് തിരിഞ്ഞാൽ രണ്ട് വ വളവ് തിരിഞ്ഞാൽ താങ്കളുടെ വീടെത്തീന്നാണെനിക്ക് തോന്നുന്നത്. ആഹ് അതെ അതെ താങ്കൾക്ക് ഈ പ്രദേശൊക്കെ നല്ല വ്യക്തമുണ്ട് എന്ന് തോന്നുന്നു. ആ ആലപ്പുഴ കൊറച്ചായവിടെ താമസിക്കുന്നു അപ്പൊ ആലപ്പുഴയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്കറിയാം പിന്നെ ആലപ്പുഴയിലെ.

ഓ അതെ അതെ അതെ ഞാൻ ഇതാ ഇപ്പോ ഏഹ് രാത്രി കഴിക്കാൻ ഉള്ള നല്ല മീൻകറി ഒക്കെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു. മീൻ കറി ഉണ്ട്. ഇപ്പോ ഉച്ചക്കത്തെ ചോർ ഇപ്പോ തന്നെ ചൂടോടെ കുറച്ചു കഴിക്കായിരുന്നു. ഓ ആലപ്പുഴാന്ന് പറയുമ്പത്തന്നിങ്ങനെ. നമ്മടെയൊക്കെ എല്ലാ ദിവസവും വീടുകളിൽ മീൻ കറില്ലാണ്ടൊരു ദിവസല്ല എല്ലാ ദിവസോം എന്തായാലും മീൻ നിർബന്ധാണ് വീട്ടിലൊക്കെ ഉച്ചക്കാണെങ്കിലും രാത്രിയാണെങ്കിലും മീൻ കറിയും മീൻ വറുത്തതും എപ്പളാണെങ്കിലൊക്കെ ഇണ്ടാവാറിണ്ട് പിന്നെ കൂടുതലും കടൽ പ്രദേശമായോണ്ട്. മീനും നമുക്ക് നല്ല രീതിക്ക് കിട്ടാറുമുണ്ടവിടെ ലഭ്യത നല്ലതാണവിടെ. അതെ അതെ അതെ വളരെ ടേസ്റ്റിയാണ് അത്. നമുക്ക് നല്ല പച്ച മീൻ കിട്ടാറുണ്ട്. പിന്നെ ആഹ് എന്റെ വീടിന്റെ അടുത്തായിട്ടുള്ള പ്രദേശങ്ങളിൽ തന്നെ കുറച്ച് വീട്ടുകാർ മീൻ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ

വിഭവം ആ ഇപ്പൊ എന്റെ സഹോദരൻ ന്റെ വീടിന്റെ തൊട്ട് മുമ്പിലൊരു തോടൊക്കെയുണ്ട് അപ്പൊ ഞാനൊക്കെ ഇപ്പൊ വീട്ടിൽ പോയിരിക്കുമ്പോ പുള്ളി മീൻ പിടിക്കാൻ പോയിട്ട് അടുത്തിന്ന് ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറ് കഴിയുമ്പളേക്കും വന്ന്. പച്ച മീനായിട്ട് വന്ന് അപ്പത്തന്നെ ചെറിയ പരലോ അല്ലെങ്കി വല്ല സിലോപ്പിയോ അങ്ങൻത്തെ മീനാളൊക്കെയാണ് അപ്പത്തന്നെ പിടിച്ചോണ്ട് വരുന്ന മീനാള് ഞങ്ങളപ്പത്തന്നെ പാചകം ചെയ്ത് കഴിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെയൊരു സ്വാദ് വേറെ തന്നെയാണ്. ഓഹ് അടിപൊളി അടിപൊളി. ഞാൻ ഏഹ് കുറച്ച് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഏഹ് കേരളത്തിൽ തന്നെ മലബാർ ഭാഗ ഏഹ് ഭാഗങ്ങളിലേക്ക് ഒന്ന് യാത്ര ചെയ്തിരുന്നു. അപ്പോൾ അവിടുത്തെ ഭക്ഷണം കുറച്ചു കഴിച്ചു നോക്കി. അപ്പോ എനിക്ക്

പറയാതിരിക്കാൻ വയ്യ. അവിടുത്തെ ഭക്ഷണം ഒക്കെ എന്താ ഒരു രുചി. ആഹ് ഒരു പ്രതേകത രുചി ഏഹ് നമ്മള് ആലപ്പുഴയിലുള്ള ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഭയങ്കര വ്യത്യാസമുള്ള ഭക്ഷണ രീതികളാണ് അവിടെ. അപ്പോൾ ഏഹ്

ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഓരോ ഏഹ് ഞാൻ ചോദിച്ചതും പിന്നെ എന്റെ അറിവിൽ നിന്നും എനിക്ക് എനിക്കറിയി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ പ്രദേശങ്ങളിലെത്തുമ്പോഴും അവിടുത്തെ ഭക്ഷണ രീതികൾ അവിടുത്തെ ഭക്ഷണം പാകം ചെയ്യുന്ന രീതികൾ വരെ വ്യത്യാസമുണ്ട് എന്നതാണ്.

അതെ ശെരിയാണ് ഞാൻ കൊറച്ച് കാലം മലപ്പുറത്ത് മലപ്പുറം മലബാറേരിങ്ങള്ള് താമസിച്ചിരുന്നു അപ്പൊ അവിടുത്തെ ഭക്ഷണ രീതികളും ഇപ്പൊ ആലപ്പുഴ തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളില് ഭ ഭക്ഷണ രീതികളും തമ്മില് നല്ല വ്യത്യാസങ്ങളിണ്ട് ഇപ്പൊ മലപ്പുറം ജില്ലയിൽ കൂടുതലും. ഇപ്പൊ ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങളാണ് ഏ സ്വാദുള്ളതെങ്കിൽ നമ്മള് ആലപ്പുഴയിലേക്ക് വരുമ്പോ സാധാ ചോറും മീൻകറിയും കാര്യങ്ങളൊക്കെയാണ് രണ്ടും നമുക്ക്.

ഓഹ് ഓഹോ അത് ശരിയാണ് തീർച്ചയായിട്ടും ഞാൻ ഏഹ് കോഴിക്കോട് ഒന്ന് രണ്ട് ദിവസം നിന്നപ്പോഴും അതെ അതെ അതെ അതെ അതെ അതെ അതെ ഈ ഭക്ഷണത്തിന്റെ ഉം മലപ്പുറത്തെ ബിരിയാണി ബിരിയാണിയുടെ സ്വാദൊരിക്കലും ആലപ്പുഴയില് കിട്ടുകയില്ല ആലപ്പുഴയിലെ മീൻ കറിയുടേയും ചോറിന്റെയും സ്വാദൊരിക്കലും മലപ്പുറത്ത് കിട്ടുകയില്ല.

അതെ പിന്നെ ഓരോ നാട്ടിലും അവൻ അതിന്റേതായ ഭക്ഷണ ഭക്ഷണ രീതികള് ഇണ്ട്. അതെ അതെ അതെ ലഭ്യത ലഭ്യത ഒരു വല്യേ ഏഹ് കാര്യാണ് കാരണം ആലപ്പുഴയിൽ ചുറ്റും ജല ഓഹ് സോ ജല ജലം ആയത് കൊണ്ട് തന്നെ ഏഹ് മീനും ഏഹ് താറാവും ഒക്കെ ഒത്തിരി ഏഹ് ഒത്തിരി കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ അത് പോലെ ആയിരിക്കില്ല തെക്കൻ ജില്ലകളിലും അല്ലെങ്കിൽ ഏഹ് കിഴക്കൻ ജില്ലകളിലൊക്കെ. ഏഹ് ഹ്മ് ഇടുക്കി കോട്ടയം പോലുള്ള ജില്ലകളിൽ വരുമ്പോൾ മീൻ

ലഭ്യത സ്വാഭാവികമായിട്ടും കുറവാണ്. അപ്പൊ അത് കൊണ്ട് തന്നെ അവരുടെ ഏഹ് ആഹ് ഒരു ഭക്ഷണ ശൈലിയിൽ തന്നെ വ്യത്യാസമാണ്.

ഏ ഭാരതത്തിലങ്ങനത്തെ ഭക്ഷണ ശൈലികളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ പുറം രാജ്യങ്ങളിലേക്ക് നോക്കുമ്പൊ പാമ്പിനെ വരെ തിന്നുന്ന ആൾക്കാരിണ്ട് ഇന്തോനേഷ്യയിലും പല സ്ഥലങ്ങളിലുമായിട്ട് ഇപ്പൊ രാജ്യങ്ങൾ മാറും തോറും ഇതിന്റെ ഇപ്പൊ ഓരോ സ്ഥലത്തും ഓരോന്നാണ് അവർടെ. ഭക്ഷണ ശൈലികൾ ഇപ്പൊ നമ്മളിവിടെ കഴിക്കാത്ത സാധനങ്ങൾ അവിടെ കഴിക്കുന്നവരും അവിടെ കഴിക്കുന്നത് ഇവിടെ കഴി ഏ കഴിക്കാത്തതുമായ സാധനങ്ങൾ കൊറേ ഇണ്ട്. അത് അതെ വളരെ ശരിയാണ്. കാരണം ഏഹ് ഞാൻ എന്റെ ഒന്ന് രണ്ട് പരിജയക്കാര് ഇത് പോലെ വെളിയിൽ പോയപ്പോഴത്തേക്കും അവര് ഇതേ പോലത്തെ കുറച്ച് പുതിയ പുതിയ ഭക്ഷണങ്ങളൊക്കെ രുചിച്ചു നോക്കി. അവര് കൊറേ ഇത് പോലത്തെ സദ്യകളൊക്കെ കഴിച്ചു രുചിച്ചു ന്നൊക്കെ എനിക്കൊരു അവരെന്നോട് പറയുകയുണ്ടായി. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഉണ്ടായത്. നമുക്ക് ഉം നമുക്ക് ചെലപ്പത് കേക്കുമ്പൊ അറപ്പായെങ്കിലും അതവിടുത്തെ ആൾക്കാര് കഴിക്കുന്നതും അവിടെ അതിന് ഭയങ്കര. ഔഷധപരമായ ക കാര്യങ്ങളുണ്ടാവും എല്ലാ ഭക്ഷണങ്ങൾക്കിപ്പോ ഇവിടെ ചിക്കന് പല പോഷകങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ പാമ്പിനും പല പോഷക സാധനങ്ങളാണുള്ളത് നമ്മള് എനിക്കൊരവസരം കിട്ടിയാൽ ഇത് കഴിക്കണംന്നാണെന്റെയൊരാഗ്രഹം താങ്കൾക്ക് കഴിക്കാൻ താല്പര്യണ്ടോ. ആഹ് അതെ അതെ എനിക്ക് എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് ഇത് പോലെ ഏഹ് എനിക്ക് ഞാൻ എന്റെ യാത്രകൾ പോലും ഏഹ് ഓരോന്നും തീരുമാനിക്കുന്നതും അല്ലെങ്കിൽ യാത്രകൾ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നതും ഇതേ പോലെ തന്നെ ഭക്ഷണങ്ങൾ പുതിയ പുതിയ ഭക്ഷണങ്ങൾ ഏഹ് മാറി മാറി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശം വെച്ചാണ് ഞാൻ അങ്ങനെയാണ് എന്റെ യാത്രകളെ ഒക്കെ ക്രമീകരിക്കുന്നത്. ഏഹ് ഇപ്പോ ഇതേ പോലെ അതെ അതെ അതെ അതെ

ഉം നമ്മളവിടുത്തെ പ്രധാന ഭക്ഷണൊരു ഭക്ഷണം നമ്മള് കഴിക്കാ ഉം അവരെ അതൊരു. ഏഹ് ഇപ്പോൾ നമ്മള് നമ്മള് ഏഹ് ഒരു പുറം നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മള് കഞ്ഞിയും പയറും തന്നെ ദിവസവും കഴിക്കില്ല എന്നുണ്ടല്ലോ. നമ്മള് നമ്മുടെ

അതെ അതെ അതെ ഏഹ് കഞ്ഞീം പയറും ഏഹ് ഏഹ് ഒരു എന്താ പറയാ തികച്ചും നമുക്ക് ഭയങ്കരായിട്ട് നമുക്ക് സുഖം തരുന്ന ഒരു സുഖ ഭക്ഷണം തന്നെയാണ് സുഖം ന്ന് പറയുമ്പോ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏഹ് ഒരു എന്നും

അതെയതെ ഇത് ഒരിക്കലും പനിയുള്ളപ്പോ ബിരിയാണി കേറി കഴിക്കാൻ നമുക്ക് തോന്നില്ലാ ആ കഞ്ഞീം ചൂട് കാപ്പി കുടിക്കുന്നേന്റെ സുഖം വേറെ തന്നെയാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതീലുള്ളൊരു ഒരു ഇതാണിത്. പിന്നെ അങ്ങനെ ഏഹ് എനിക്ക് ഏഹ് പിന്നെ ഒരു ഇത് തോന്നിയത് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഭക്ഷണ രീതികൾ മാറി വരുന്നത് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഇപ്പോൾ ഏഹ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളില് പല ഭക്ഷണ രീതികൾ ബർഗർ പിസ്സ മുതലുള്ള അതെ ഉം. ഏഹ് ആയ പല പല വിഭവങ്ങളും ഇപ്പോ നമ്മളുടെ കടകളിലും നമ്മുടെ വീടുകളിലും കണ്ട് വരുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായമെന്താണ്?

അത് നല്ലതാണ് അവിടുത്തെ ഭക്ഷണ ശൈലികളും കാര്യങ്ങളും നമ്മൾ ഇവിടെ കഴിക്കുന്നതിപ്പൊ ഒരു ബർഗർ കഴിക്കണെങ്കിൽ പണ്ട് നമ്മൾ അമേരിക്ക വരെ പോണംന്നൊക്കെ പറയുന്നതൊരു ഒരു അത് നമുക്ക് നമ്മടെ തൊട്ടപ്പറത്തുള്ള കടയിലും. കിട്ടാവുന്നൊരു സാധനമായി മാറി കഴിഞ്ഞു അതൊക്കെ ഒരു നല്ലൊരു കാര്യമായിട്ടാണെനിക്കും തോന്നീട്ടുള്ളത് നമുക്കിപ്പൊ അവർടെ ഇപ്പൊ അമേരിക്കയിലും സദ്യ കൊടുക്കുന്ന കടകളുണ്ട്. അതെ അതെ അതെ അതെ അതെ അതെ തീർച്ചയായും. ആഹ് അത് ശരിയാണ് ചോറും മീൻ കറിയും കിട്ടുന്ന കടകളുണ്ട് എന്റെ നാട്ടിന്ന് അങ്ങട്ട് പോയി താമസിക്കുന്ന ആൾക്കാർക്ക് കേരളത്തിന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നുമ്പൊ അവിടേയും ഇതിനായിട്ടുള്ള കടകളും. കാര്യങ്ങളും എല്ലാമുണ്ട് ഇപ്പൊ ഓരോ. അതെ അതെ അതെ ഇപ്പോ അതേ പോലെ വ്യത്യസ്തമാണ്. ആഹ് അതെ അതെ ഭക്ഷണ ശൈലീന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരു സ്ഥലങ്ങളാണെങ്കിലും എല്ലാ സ്ഥലത്തെ ഭക്ഷണ ശൈലികളും നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ കിട്ടാ കിട്ടുന്നതാണ് ഇപ്പൊ അവർടെ. അതെ അതെ ശരിയാണ് ശരിയാണ് ഏഹ് കാരണം ഇപ്പോൾ നമ്മൾ ഒരു ഒരു ഭക്ഷണ ശാല

തുടങ്ങാ ഒരു അങ്ങനെ ഒരു കട തുടങ്ങാണെന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മള് ഒരിക്കലും നമ്മൾക്ക് എപ്പഴും ആലോചിക്കുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ പല പല രാജ്യങ്ങളിലെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മള് ഏഹ് നോക്കുന്നത്. കാരണം അതേ പോലെയാണ് നമ്മുടെ ഉപഭോക്താക്കളുടെ ആഹ് ഒരു.

മനസ്സും അവരുടെ രുചികളും മാറിയത്. നമ്മളിപ്പോൾ വെറും ചോറും മീൻകറിയും മാത്രം വിൽക്കുന്ന കടകൾകണ്ട് കാണാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ന്യൂഡിൽസെങ്കിലും അതുപോലത്തെ ഭക്ഷണങ്ങളെങ്കിലും

ബുദ്ധിമുട്ടാണ് അത് തോന്നുണു ചെറിയ അതെ വീട്ടിലെ ഊണ്ന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ കടകള് മാത്രുള്ളു എനിക്ക് തോന്നുന്നു ഇപ്പൊ ചോറ് മാത്രമായിട്ട് അത് കൊടുക്കുമ്പൊ തന്നവിടെ ബീഫും പലപല. ഇല്ലാത്ത ചെറിയൊരു കട പോലും ഉണ്ടാവില്ല. അതെ അതെ ആഹ് അതെ അതെ

അതെ അതെ അത് ഏഹ് ഇത് ഇത് പോലത്തെ ഏഹ് നമ്മള് എന്നാൽ നാടൻ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതായത് വൈകീട്ടാണെങ്കിലും അതെ നമ്മളിപ്പോൾ വന്ന് ഏഹ് പല വേഗം നമുക്ക് കിട്ടുന്ന വേഗം അതെ ചായേം കടീം കഴിക്കുന്ന ഒരു രീതിയിൽ നമ്മള് വേറെ കുറച്ചും കൂടെ വല്യേ വല്യേ ഭക്ഷണങ്ങൾ ഒക്കെ കഴിക്കാൻ തുടങ്ങി എന്ന് എനിക്കൊരു ഏഹ് എന്റെ ഞാൻ കരുതുന്നു. അപ്പം ഏഹ് ഇതേ പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഏഹ്‌

ഉം ഈ ബർഗർ സാൻവിച്ച് പോലത്തുള്ള സാധനങ്ങളിവിടെ ചായക്കും കടിക്കും പകരം ആയിട്ട് കഴിക്കുന്ന സാധനങ്ങളാണ്. അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ ആഹ് അതെ അത് ഈ ഏഹ് പഴങ്ങളുടെ ഒക്കെ ആഹ് ഒരു പഴങ്ങളൊക്കെ കഴിക്കുന്നതിൽ നിന്ന് ത് പോലെ ഏഹ് മാറി ഇരിക്കുകയാണ്. ഇപ്പോൾ എന്റെ ആഹ് പഴങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഏഹ് എന്റെ എനിക്ക് ഏഹ് എന്റെ പരിചയത്തിൽ ഉള്ള ഒരാൾ ഇപ്പോൾ പഴങ്ങൾ മാത്രമാണ് കഴിക്കുന്നത്. അതായത് അവർ അയാള് രാവിലെ എണീക്കുമ്പോൾ മുതല് രാത്രി കിടക്കുന്നത് വരെ പ പഴ

മൃഗങ്ങളെ അല്ലെങ്കിൽ സസ്യങ്ങളെ ഒന്നും നോവിക്കാത്ത അങ്ങനത്തെ ഒരു ജീവിത ശൈലിയിലേക്ക് കട കടക്കുന്നു എന്ന് ഏഹ് കേൾക്കുന്നു. അത് താങ്കൾ അങ്ങനെ എന്തെങ്കിലും കേട്ടിരുന്നോ? ഞാൻ കേട്ടിട്ടില്ല പക്ഷെ അങ്ങനെയാകുമ്പോൾ അയാൾക്കാരോഗ്യപരമായുള്ള പ്രശ്നങ്ങളിപ്പൊ നമുക്ക് വേണ്ട ആരോഗ്യത്തിനുള്ള പല സാധനങ്ങളും പല പല ഭക്ഷണങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് ഇപ്പൊ പഴങ്ങൾ മാത്രം കഴിച്ച് വരുന്നതോടെ ഇയാൾക്ക് ഇപ്പൊ നമ്മടെ മാംസങ്ങളിൽ നിന്നും. ആ അരിയിൽ നിന്നും കിട്ടുന്ന ആരോഗ്യ ആരോഗ്യത്തിന് വേണ്ടിയുള്ള പോഷങ്ങൾ കിട്ടാണ്ടാവുകയും പുള്ളിക്കാരോഗ്യ പ്രശ്നങ്ങളെന്തെങ്കിലും ഇണ്ടാവാ ഇണ്ടായിട്ടുണ്ടോ അങ്ങനെ. ഇല്ല. ഇത് വരെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് കേട്ടിട്ടില്ല. അദ്ദേഹം ഏഹ് ആഹ് ഇങ്ങനെ ഒരു ഒരു ജീവിതശൈലി ഏഹ് ഇതേ പോലെ ഒരു ഏഹ് ഭക്ഷണം ഈ ഭക്ഷണ ശൈലിയിലേക്ക് അദ്ദേഹം മാറിയതാണ്. അപ്പോ ഏഹ് അത് പോലെ ഇത് വരെ ഒരു ഏഹ് ആരോഗ്യ പ്രശ്നം ഉള്ളതായിട്ട് ന്നും ന്നും കേട്ടില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈദ്യരെ കണ്ടിരുന്നു. അപ്പോൾ വൈദ്യരാണ് ആഹ് ഇങ്ങനെ ഒരു ശൈലിയിലേക്ക് തുടരാമെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞത്. ഈ ഇനി ബുദ്ധിമുട്ടെന്തെങ്കിലും തങ്ങൾക്ക് വരുമോന്ന് അറിയില്ല. പക്ഷെ ഇത് വരെ ഉം അതെ അത് അതിനെ അറിയുന്നവർ.

ഇപ്പൊ അദ്ദേഹം നല്ല ബലവാനും നല്ല അതെ ആരോഗ്യവാനുമായിട്ട് ജീവിക്കുകയാണ്.

ഏ എന്നെക്കൊണ്ടൊന്നും ഒരിക്കലും കഴിയില്ല പഴങ്ങള് മാത്രം ജീവിക്കാൻ ഞാൻ കൂടുതൽ ഏ ഭക്ഷണങ്ങൾ കണ്ടെത്താനും പുതിയ പുതിയ ഭക്ഷണങ്ങൾ കഴിക്കാനും പല രാജ്യങ്ങളിലെ ഭക്ഷങ്ങൾ കഴിക്കാനും ആഗ്രഹിക്കപ്പെടുന്നൊരാളാണ് ഇപ്പൊ ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോവാണെങ്കി തന്നെ അവിടുത്തെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ അതെ അതെ അതെ അതെ അതെ നല്ലൊരു ഭക്ഷണം കഴിക്കാ അതിന്റൊരു കിട്ട്ണ സന്തോഷം വേറെ തന്നെയാണ് ഇപ്പൊ പുതിയ ഭക്ഷങ്ങളിപ്പൊ നമ്മൾ ഇവിടൊരു പുതിയ കട തൊറന്ന് കഴിഞ്ഞാ അവിടുത്തെ പുതിയൊരു ഏ സാ ഏ പുതിതായൊരു ഭക്ഷണം പുതിയത് കണ്ട് പിടിച്ച ഭക്ഷണം നമ്മൾ പോയി കഴിക്കാ അതൊന്ന്.

അതെ അതെ ഒരനുഭവം ഇപ്പോൾ പുതിയ പുതിയ ഒരനുഭവം തന്നെയാണ്. അതെ പലർക്കും ഈ ഭക്ഷണം അതായത് ആൾക്കാര് ദുഖിച്ചിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ച് ആൾക്കാര് അവരുടെ ആഹ് ഒരു അപ്പോഴത്തെ മാനസിക അവസ്ഥയിൽ നിന്ന്

വെളിയിൽ ഇറങ്ങുന്നതായിട്ട് അതായത് കുറച്ചും കൂടി സന്തുഷ്ടരായിട്ട് ഇരിക്കുന്നത് ഇരിക്കാൻ ഭക്ഷണം കഴിക്കുന്നു എന്ന് ഞാൻ കേട്ടിട്ടുള്ളത്.

ഓ ശെരിക്കും നമുക്ക് ഭക്ഷണം.

അവിടെങ്ങനെയാണ് ഈ ഭക്ഷണം ഉത്ഭവിച്ചതെന്നുള്ളതും നമ്മളൊന്ന് പരിശോധിച്ചാൽ തന്നെ അവിടുത്തെ ആ സ്ഥലത്തെ രാഷ്ട്രീയവും അവിടുത്തെ കാര്യങ്ങളും നമുക്ക് വ്യക്തമാക്കാൻ പറ്റുംന്നാണെനിക്ക് തോന്നുന്നത്. അതെ അതെ അത് വളരെ ശരിയാണ്. ഇപ്പോൾ ഏഹ് താങ്കൾ എങ്ങനെയാണ് പുതിയ പുതിയ കാരണങ്ങളും പുതിയ പുതിയ ഭക്ഷണങ്ങളൊക്കെ കണ്ടു പിടിക്കുന്നത്? ഞാൻ അധികവും നമുക്ക് മാധ്യമങ്ങളിൽ വന്ന ഈ പരസ്യം മറ്റും കാണുമ്പഴാണ് ഞാൻ ഓഹ് ഇങ്ങനെ ഒരു സ്ഥലവും ഇങ്ങനെ ഒരു ആഹ് ഓഹ് ഒരു വിഭവമൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതൊക്കെ കാണുന്നതും അറിയുന്നതും? ഏ എനിക്ക് തോന്നുന്നു പുതിയ ഇപ്പൊ സാമൂ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലരും പല പുതിയ സ്ഥലങ്ങൾ കാണുന്നതും നമ്മളെ അതവര് . അപ്പൊ നമുക്ക് ആ ആ കൂടുതൽ സ്ഥലങ്ങളൊക്കെ കണ്ട് പിടിക്കാൻ പറ്റി. അതെ അതെ അതെ അപ്പോൾ താങ്കളോട് ഇത്രയും നേരം ഭക്ഷണത്തെ പറ്റി ഇങ്ങനെ സംസാരിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇങ്ങനെ ഒരു ഇത്രയും ഹ്മ് ഏഹ് ആഹ് ഒരു ഭക്ഷണ പ്രേമി എന്ന് ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കാറുണ്ട് പലപ്പഴും. അപ്പോൾ

അങ്ങനെ എപ്പഴും ഭക്ഷണം അതെ അതെ അതെ എനിക്കത് അത് താങ്കൾ ഇപ്പോൾ ഭക്ഷണത്തെ പറ്റി ഇത്രയും ആത്മാർഥമായിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് താങ്കൾ എത്രത്തോളം ഭക്ഷണത്തെ സ്നേഹിക്കുന്നു എന്ന്.

അപ്പോൾ ശെരി നന്ദി നമുക്ക് വീണ്ടും കാണാം. അതെ അതെ അതെ നമുക്ക് വീണ്ടും നമുക്ക് ഇനി ഒരു ദിവസം ഭക്ഷണത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു സംഭാഷണം ഇതേ പോലെ നടത്താം. ശരി എന്നാൽ നമസ്ക്കാരം.